KTurtleലെ സ്പെഷ്യൽ Commandsഎന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ലെയർൻ റാൻഡം കമാന്റുകൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓസ് വെർഷൻ
1204
ഉം ക്ടർട്ടിൽ വെർഷൻ
081 ബെട്ട ഉം നിങ്ങൾക്ക് ക്ടർട്ടിൽ ൽ അടിസ്ഥാന പ്രവർത്തി പരിചയം ഉണ്ടല്ലോ
ഇല്ലെങ്കിൽ അതിനുള്ള ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക ഒരു പുതിയ ക്ടർട്ടിൽ ആപ്ലിക്കേഷൻ തുറക്കാം ഡാഷ് homeക്ലിക്ക് ചെയ്യുക സെർച്ച് ബാറിൽ KTurtleടൈപ്പ് ചെയ്യുക KTurtleഐക്കൺ ക്ലിക്ക് ചെയ്യുക
ലെയർൻ കമാൻഡ് നോക്കാം സ്വന്തം കമാൻഡുകൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ കമാൻഡ് ആണ് ലെയർൻ കമാൻഡ് ലെയർൻ കമാൻഡ് inputസ്വീകരിച്ച് ഔട്ട്പുട്ട് നല്കുന്നു എങ്ങനെ ഒരു പുതിയ കമാൻഡ് സൃഷ്ടിക്കാം എന്ന് നോക്കാം വ്യക്തമായി കാണുന്നതിനായി പ്രോഗ്രാം ടെക്സ്റ്റ് ജൂം ചെയ്യട്ടെ
ഒരു ചതുരം വരയ്ക്കുവാനുള്ള കോഡ് എഡിറ്ററിൽ ടൈപ്പ് ചെയ്യാം റിപ്പീറ്റ് 4കർലി bracketനുള്ളിൽ ഫോർവാർഡ് 10 ടർണ്ലെഫ്റ്റ് 90 ഇവിടെ 10 കാണിക്കുന്നത് ചതുരത്തിന്റെ വശത്തിന്റെ നീളം ചതുരം വരയ്ക്കാൻ ലെയർൻ കമാൻഡ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ചതുരം വരയ്ക്കാനുള്ള ഒരു സെറ്റ് കമാൻസിനെ squareഎന്ന് നാമകരണം ചെയ്യാം
ലെയർൻ കമാൻഡിന് ശേഷം ലെയർൻ ചെയ്യപ്പെടേണ്ട കമാൻഡിന്റെ പേര് എഴുതുന്നു ഇവിടെ സ്ക്വയർ
താഴെയുള്ള കോഡ് ടൈപ്പ് ചെയ്യാം ലെയർൻ സ്പേസ് സ്ക്വയർ സ്പേസ് x കർലി ബ്രാക്കറ്റ്സ് കൊടുക്കുക 10 nuപകരം x കൊടുക്കാം പുതുതായി നിർവചിക്കപെട്ട കമാൻഡിനെ സ്ക്വയർ എന്ന് വിളിക്കുന്നു
സ്ക്വയർ ന് ഒരു ഇൻപുട്ട് ആർഗുമെന്റ് ഉണ്ട് ചതുരത്തിന്റെ സൈസ് x
ഈ കോഡ് റണ് ചെയ്യുമ്പോൾ ഒരു ഔട്ട്പുട്ട് ഉം ലഭിക്കുന്നില്ല
പിന്നീട് ഉപയോഗിക്കാൻ learn squareകമാൻഡിനെ മനസിലാക്കുന്നു ഈ കോഡിന്റെ തുടർന്നുള്ള ഭാഗത്ത് സ്ക്വയർ കമാൻഡിനെ ഒരു സാധാരണ കമാൻഡ് പോലെ ഉപയോഗിക്കുന്നു രണ്ടു മൂന്ന് വരികൾ കൂടി ചേർക്കാം ഇങ്ങനെ ടൈപ്പ് ചെയ്യുക ഗോ 200200 സ്ക്വയർ 100 സ്ക്വയർ 100 എന്ന കമാൻഡ് വലുപ്പം100ഉള്ള ഒരു ചതുരം വരയ്ക്കുന്നു കോഡ് റൺ ചെയ്യാം ടർട്ടിൽ ക്യാൻവാസിൽ ഒരു ചതുരം വരയ്ക്കുന്നു 100 ന് പകരം 50 ആക്കാം
വീണ്ടും runചെയ്യുന്നു വലുപ്പം 50ആയുള്ള മറ്റൊരു ചതുരംTurtle വരയ്ക്കുന്നു ശ്രദ്ധിക്കുക ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രമേ ഈ കമാൻഡ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ നിലവിലുള്ള കോഡ് എഡിറ്ററിൽ നിന്ന് മായിക്കാം ക്യാൻവാസ് വൃത്തിയാക്കുന്നതിനായി ക്ലിയർ കമാൻഡ് runചെയ്യുക അടുത്തതായി randomകമാൻഡിനെ കുറിച്ച് പഠിക്കാം randomകമാൻഡ് ഇൻപുട്ട് സ്വീകരിച്ച് outputനല്കുന്നു randomകമാൻഡിന്റെ syntaxറാൻഡം xയ് ഇവിടെ X ഉം Y ഉം രണ്ട് inputകൾ ആണ് Xമിനിമം ഔട്ട്പുട്ട് ഉം Yമാക്സിമം ഔട്ട്പുട്ട് ഉം തീരുമാനിക്കുന്നു
XനുംYക്കും ഇടയിലുള്ള ഏതെങ്കിലും നമ്പർ outputനായി തിരഞ്ഞെടുക്കുന്നു randomകമാൻഡ് ഒരു അപ്ലിക്കേഷനിൽ ഉപയോഗിക്കാം ടെക്സ്റ്റ് എഡിറ്ററിൽ ഒരു കോഡ് കാണാം ഇത് വിശദീകരിക്കാം റിസെറ്റ് കമാൻഡ് Turtleനെ ഡിഫോൾട്ട് പൊസിഷനിൽ കൊണ്ട് വരുന്നു
റാൻഡം 120 1മുതൽ 20വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുത്ത് വേരിയബിൾX ന് നല്കുന്നു
repeatകമാൻഡും കർലി bracketനുള്ളിലെ കമാൻഡും കൂടി ഒരു വൃത്തം വരയ്ക്കുന്നു ഞാൻ textഎഡിറ്ററിൽ നിന്ന് ഈ കോഡ് കോപ്പി ചെയ്ത് KTurtleന്റെ എഡിറ്ററിൽ പേസ്റ്റ് ചെയ്യുന്നു
ട്യൂട്ടോറിയൽ പൌസ് ചെയ്ത് ഈ പ്രോഗ്രാം നിങ്ങളുടെKTurtle എഡിറ്ററിൽ ടൈപ്പ് ചെയ്യുക അതിന് ശേഷം ട്യൂട്ടോറിയൽ തുടരുക കോഡ് റൺ ചെയ്യുമ്പോൾ ക്യാൻവാസിൽ 1നും20നും ഇടയ്ക്ക് റേഡിയസ് വരുന്ന ഒരു വൃത്തം turtleവരയ്ക്കുന്നു പല തവണ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം ഓരോ പ്രവിശ്യവും വ്യതസ്ഥ sizeൽ ഉള്ള വൃത്തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഓരോ തവണ കോഡ് executeചെയ്യുമ്പോഴും വെവ്വേറ റേഡിയസിൽ വൃത്തം വരയ്ക്കപ്പെടുന്നു Learnrandomകമാൻഡുകൾ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം നോക്കാം
എഡിറ്ററിൽ നിലവിലുള്ള കോഡ് മായിക്കുന്നതിനായി ക്ലിയർ കമാൻഡ് റണ് ചെയ്യുന്നു
ടെക്സ്റ്റ് എഡിറ്റർ ൽ ഒരു പ്രോഗ്രാം കാണാം ഇത് വിശദീകരിക്കാം റിസെറ്റ് കമാൻഡ് Turtleനെ ഡിഫോൾട്ട് പൊസിഷനിൽ കൊണ്ട് വരുന്നു
കാൻവാസൈസ്300300 ക്യാൻവാസിന്റെ വീതിയും പൊക്കവും 300 pixelആകുന്നു 0നും 255നും ഇടയിലുള്ള റാൻഡം വാല്യൂസ് R GBവേരിയബിൾസിൽ assignചെയ്യുന്നു കാൻവാസ്കോളർ RGB കമാൻഡ് കഴിഞ്ഞ stepൽ RGBവേരിയബിൾസിൽ അസൈൻ ചെയ്യപെട്ട valuesന് അനുസൃതമായി Red Green Blueകോമ്പിനേഷൻ സെറ്റ് ചെയ്യുന്നു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ക്യാൻവാസ് കളർ റാൻഡം ആയി സെറ്റ് ചെയ്യപ്പെടുന്നു
red blue greenഅടുത്ത ഒരു സെറ്റ് വേരിയബിൾസ് ആണ്
ഇവയ്ക്കും 0നും255നും ഇടയിലുള്ള റാൻഡം വാല്യൂസ് അസൈൻ ചെയ്യുന്നു പെൻകളർ red bluegreen ൽ red ബ്ലൂ Green കോമ്പിനേഷനെ വേരിയബിൾസിന് അനുസൃതമായി മാറ്റുന്നു
red greenblue ൽ റാൻഡം valuesനേരത്തെ assignചെയ്തിട്ടുണ്ട് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പേനയുടെ നിറവും റാൻഡം ആയി സെറ്റ് ചെയ്യപ്പെടുന്നു പെൻവിഡ്ത് 2പേനയുടെ വീതി 2 pixelആക്കുന്നു

ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ലെയർൻ കമാൻഡും റാൻഡം കമാൻഡും
നിങ്ങൾക്കായി ഒരു അസ്സിഗ്ന്മെന്റ് ലെയർൻ കമാൻഡ് ഉപയോഗിച്ച് പെന്റഗൺ സ്ക്വയർ റെക്ടാങ്ങിൽ ഹെക്സാഗൺ എന്നിവ ക്യാൻവാസിന്റെ നാല് മൂലകളിലായി വരയ്ക്കുക ക്യാൻവാസിന്റെ മദ്ധ്യത്ത് ഒരു വൃത്തം randomകമാൻഡ് ഉപയോഗിച്ച് വിവിധ നിറങ്ങൾ സൃഷ്ടിക്കുക ജാമതീയ രൂപങ്ങളും ഉം canvasഉം കസ്റ്റമൈസ് ചെയ്യുക ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായിcontactspoken tutorialorg ൽ ബന്ധപ്പെടുക
സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റ്ന്റെ ഭാഗമാണ്